അപ്പോ നമസ്ക്കാരം അപ്പൊ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കായിക എഹ് കായികം എന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ചാണ് അപ്പോൾ നമുക്കിന്ന് കായികം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇന്ന് നമ്മുടെ യുവ തലമുറ വളരെയേറെ കായികത്തിൽ ഏർപ്പെട്ട് ഇരിക്കുന്ന ആളുകളാണ് അല്ലെ ഇന്നിപ്പോൾ ഒരു ഫുട്ബാൾ വേൾഡ് കപ്പ് ഇതിൻ്റെ ആവേശമാണ് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും അല്ലെ? ഡെന്നി താങ്കൾ ഒരു ഏഹ് എന്തെങ്കിലും ഒരു ഫുട്ബോൾ ടീമിൻ്റെ ഒക്കെ ഒരു ആരാധകനാണോ അല്ലെങ്കി ഒരു കളിക്കാരൻ്റെയോ എങ്ങാനും സപ്പോർട്ടർ ആണോ? അതെ ഞാൻ ഒരു ഫുട്ബോൾ ആരാധകനാണ് . എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീം പോർച്ചുഗലും ഏറ്റവും ഇഷ്ടമുള്ള പ്ലയെർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ആണ് തീർച്ചയായും ഞാന് ഇപ്പൊ എന്നുപറഞ്ഞാൽ ഈ ലോക കപ്പ് എല്ലാ കളികളും ഞാൻ വീട്ടിലിരുന്ന് കാണാറുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഇടക്ക് കൊട്ടുകാരുടെ കൂടെ അവരുടെ കൂടെ വീട്ടിൽ പോയി ടീവിയിൽ ഒക്കെ കാണാറുണ്ട് ഞാൻ ഞാന്നെന്ന് പറഞ്ഞാൽ ഒരു ജർമ്മനി ആരാധകൻ ആണ്. ഞാൻ എനിക്ക് തോമസ് മുള്ളറെ വളരേയേറെ ആരാധിക്കുന്ന ഒരു വ്യക്തി ആണ് അപ്പൊ ഈഹ് ജർമ്മനീടെ എല്ലാ കളികളും പ്രത്യേകം ഞാൻ കൂട്ടുകാരുടെ ഒക്കെ പോയി ഒപ്പം പോയി ഇരുന്ന് കാണാറുണ്ട് അതെയതെ എപ്പോഴും ഫുട്ബോൾ ഒറ്റക്കിരുന്നു കാണുന്നതിനേക്കാൾ നല്ലത് സുഹൃത്തുക്കളോടൊപ്പം ഇരുന്നു കാണുന്നത് എപ്പോഴും ഒരു പ്രത്യേക സന്തോഷം താങ്കൾ ആനന്ദിക്കുന്നുണ്ട് അല്ലെ അതെ ആ ഒരു ആവേശവും ഒകെ അതെയതെ ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും മികച്ച കളി ആയതിനുള്ള കാരണം താങ്കളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും

വെട്ടിച്ച് എതിർ എതിർടീമിൻ്റെ പോസ്റ്റിലേക് ഗോൾ കേറ്റാം എന്നുള്ളതൊക്കെ മറ്റ് കായിക വോനോദങ്ങള് വെച്ച് നോക്കുമ്പോ ഇത്രയധികം ഒരു ഉല്ലാസം ഏഹ് നമുക്ക് മറ്റുള്ളതിലും ഉണ്ട് എന്നാലും വളരെയധികം നമ്മൾ ഉല്ലാസപ്രദമായി നമ്മൾ ആസ്വദിക്കേ ഫുട്ബോൾ ആണ് അല്ലെ? അതെയതെ നമുക്ക് മനസ്സിന് അധികം സന്തോഷം തരുന്നതും നമ്മളുടെ സ്‌ട്രെസും എല്ലാം എടുത്തുകളയുന്നതും ആയിട്ടുള്ള ഒരു കളിയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് . അത് ക്ലബ് ഫുട്ബോൾ ആണോ അതോ നേഷൻസ് രാജ്യങ്ങൾ തമ്മിൽ കളിക്കുന്ന ഫുടബോൾ ആണോ താങ്കൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് കൂടുതൽ ഞാൻ രാജ്യങ്ങളുടെ തമ്മിലുള്ള ഈഹ് ഫുട്ബോൾ ആണ് ആസ്വദിക്കാർ ഉള്ളത്. അത് പ്രത്യേകിച്ച് നാല് കൊല്ലത്തിൽ ഒരിക്കൽ വരുന്നതാണല്ലോ അപ്പൊ അതിൻ്റെ ആവേശത്തിൻ്റെ മുൾമുനയിൽ നീക്കുകയാണ് നമ്മൾ അല്ലെ അതെയതെ

ആഹ് അതെയതെ താങ്കൾ ഫുട്ബോൾ കൂടാതെ മറ്റേതെങ്കിലും സ്പോര്ട്സില് താങ്കൾ കാണാറുണ്ടോ അതോ ഫുട്ബാൾ ആരാധകൻ മാത്രമാണോ ഞാൻ ക്രിക്കറ്റ് പണ്ട് കളിക്കുമായിരുന്നു പണ്ട് ഇന്ത്യ ധോണിയുടെ ഒരു വലിയ ആരാധകനായിരുന്നു പിന്നീട്

അതെയതെ അതെ പണ്ട് സച്ചിൻ ടെണ്ടുൽക്കറും ധോണിയും ഒക്കെ ഉള്ള കാലത്ത് ഒരു വളരെയേറെ ആവേശം ഉണ്ടായി ഇന്ന് ക്രിക്കറ്റിന് ആവേശം കുറഞ്ഞു വരികയാണ് ഫുട്ബോൾ ആണ് പിന്നേം ഒരു ഗ്ലോബൽ ലെവലിൽ ആൾകാർ കൂടുതൽ ആഹ് എന്ജോയ് ഏഹ് രസിക്കുന്നതായിട്ട് കാണാവുന്നത് അല്ലെ അതെയതെ തീർച്ചയായും എന്നാൽ നമ്മളെ ഇന്ത്യ എന്ന രാജ്യം മുഴുവൻ എടുത്തു നോക്കുമ്പോൾ ഫുടബോളിനേക്കാളും കൂടുതൽ ആരാധകർ ക്രിക്കറ്റിനാണ് എന്ന അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ തീർച്ചയായും ഇന്ത്യയിൽ നമ്മൾ ഈ കേരളം വിട്ട് കഴിഞ്ഞാ പിന്നെ ഈഹ് തമിഴ് നാട്ടിൽ ആയാലും കർണാടകത്തിലായാലും നോർത്ത് ഇന്ത്യൻ ഈഹ് സംസ്ഥാനങ്ങളിൽ ആയാലും ഒക്കെ കൂടുതൽ ക്രിക്കറ്റിന് തന്നെയാണ് അവർ ഫുട്ബോൾ നേക്കാൾ കൂടുതൽ ആരാധിക്കുന്നത് അതായത് ഈ പറഞ്ഞപോലെ തന്നെ ഇപ്പോൾ ഫുട്ബോൾന് കൂടുതൽ ആരാധകർ വരുന്നുണ്ടെങ്കിലും കർക്കറ്റിനാണ് അല്ലെ അതെയതെ തീർച്ചയായും അങ്ങിനെ ക കേരളിതനു പ്രത്യേകിച്ച് ഫുട്ബോളിനോട് ഒരു കമ്പം എന്നാലും ഇന്ത്യപോലുള്ള ഇത്ര വലിയ ഒരു രാജ്യം 121 കോടിയിൽപരം ആളുകൾ താമസിക്കുന്ന ഈ രാജ്യത്തു വെറും പതിനൊന്നോ അല്ലെങ്കിൽ സബ്സ്റ്റിട്യൂട് പ്ലേയേഴ്സ് ഉൾപ്പെടെ മൊത്തത്തിൽ ഇരുപത്തിരണ്ടു പേരെ ഒരു നല്ല മികച്ച ഇരുപത്തിരണ്ടു ഫുട്ബോൾ കളിക്കാരെ ഇറക്കാൻ ഇന്ത്യക്കു കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പരാജയമല്ലേ

നാ നമ്മൾ പല ഈഹ് സന്തോഷ് ട്രോഫിയും രഞ്ജി ട്രോഫിയും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര തന്നെ കണ്ട് ഈഹ് മുന്നോട്ട് വരുന്ന ഒരു ലക്ഷണമില്ല ഫുട്ബോൾ യുവ ബാല ജന സഖ്യങ്ങളെ തീർച്ചയായും ഇതില് അണിനിരക്കേണ്ടതുണ്ട് അല്ലെ? ഐ എസ് എൽ എന്നുള്ള ഒരു സാരംഭം തുടങ്ങിയതിൽ പിന്നെ ഇന്ത്യയിൽ ആകമാനം ഫുട്ബോളിന് കുറച്ചുകൂടി ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ തീർച്ചയായും ഐ എസ് എൽ ആണ് ഇന്നിപ്പോ നമ്മളെ ക്രിക്കറ്റിൽ ഐ പി എൽ ഒക്കെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യക്കാർ ചെയ്യുന്നത് പോലെ ഇപ്പൊ ഐ എസ് എൽ ന്ന് ഒരു ആവേശം കൂടിവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫുട്ബോളിന് ഉള്ള ഈ ഒരു ഫുട്ബോളിന് ഇൻട്രസ്റ്റ് കുറവ് മുഖ്യ മുഖ്യകാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ കായിക വിനോദങ്ങൾ മാതാപികൾക്ക് അവരുടെ മക്കളെ ഇതിലൊന്നും ഉൾപെടുത്താൻ തോന്നുന്നില്ല എല്ലാവരേം ഡോക്ടർ അല്ലെങ്കി എഞ്ചിനീയർ ആക്കുക ആ ഒരു ചിന്ത മാത്രമാണ് എല്ലാവരും അല്ലെ ഒരു സ്വയം സെല്ഫ് സെൽഫിഷായൊരു ചിന്താഗതിയാണ്

ഒരിക്കലും ആഹ് കായിക വിനോദത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെ ആരും അധികം പ്രോഹത്സാഹിപ്പിക്കുകയില്ല ഒരു പഠനത്തിൽ മുന്നോക്കം നിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കായിക ത്തിൽ മുന്നോട്ട് നിക്കുന്നതിനെ ചെറുപ്പ നമ്മുടെ ചെറുപ്രായത്തിൽ തൊട്ട് നമ്മളെ അങ്ങിനെയാണ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയിരിക്കുകയാണ് അല്ലെ? എന്താണ് താങ്കൾക്ക് പറയാൻ ഉള്ളത് അതെ അതിൽ പക്ഷെ മാതാപിതാക്കളെ ഒരു കണക്കിന് നമ്മക്ക് അവർ ചെയ്യുന്നത് തികച്ചും തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ കാരണം മറ്റുള്ള പുരോഗമന രാജ്യങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ യൂറോപ്പിലും ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് എല്ലാ അവരുടെ കൗണ്ടികളിലും ഓരോ ഫുട്ബോൾ ക്ലബ്ബുകളോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ക്ലബ്ബ്കളോ അവർക്ക് കാണും അതിൽ നിന്ന് ഒരു നാല് വയസ്സ് അഞ്ചു വയസ്സ് ഉള്ള കുട്ടികളെ തൊട്ടു അവരവിടെ ട്രെയിൻ ചെയ്യിക്കുകയും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അത് അതായത് വലിയ ഒരു ഫുട്ബോൾ പ്ലയെർ ആയില്ലെങ്കിലും ചെറിയ ചെറിയ ക്ലബ്ബ്കളിൽ തന്നെ കളിച്ചു കഴിഞ്ഞാൽ ബി ടീമുകളിൽ കളിച്ചാൽ തന്നെ ജീവിച്ചു പോവാനുള്ള വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് കായികം എന്ന് പറയുന്ന ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്നാൽ നമ്മളെ ഇവിടുത്തെ അവസ്ഥ വളരെ വ്യത്യസ്തമാണ് . അതായത് ഒരു ക്ലബിന് കളിക്കുക ഒരു ക്ലബ് മാച്ചു എന്ന് പറയുന്നത് വളരെ വളരെ അതിൽ ഒരു വരുമാനം കിട്ടുകയോ ഒന്നും ചെയ്യില്ല വളരെ ചുരുക്കം ആൾക്കാരാണ് നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയിൽ ക്രിക്കറ്റ് ഇന്ത്യൻ നാഷണൽ ടീമിൽ കേറാൻ എത്ര പേരാണ് പതിനൊന്ന് പേരാണ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് പേരാണ്

അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ചെയ്യുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് ഗവണ്മെന്റ് ആണ് അതിനു ഒരു സംവിധാനം ഉണ്ടാക്കി എടുക്കേണ്ടത് എന്നാണെന്റെ വിശ്വാസം അതെയതെ അതെ തീർച്ചയായും താങ്കൾ പറഞ്ഞതിനോട് ഞാൻ വളരെയേറെ യോജിക്കുന്നു ചെറുപ്രായം മുതൽ തന്നെ കുട്ടികളെ അതിൻ്റെ മൂല്യം അയിലേക്ക് വളർത്തിയെടുക്കണം അത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഫുട്ബോൾ കളിക്കുന്നത്തിന് അതും താല്പര്യം ഉള്ള കഴിവുള്ള കുട്ടികളെ വളരേ ബുദ്ധി ഉള്പെ ബുദ്ധി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു വിനോദം ആണ് ഫുട്ബോൾ അതായേ വളരേ ചിന്ത അത് അത് അത്രേം രീതിയിൽ ഉള്ള ഒരു വിനോദമാണ് ആഹ് അപ്പൊ

ഫുട്ബോൾ അല്ല ഏതൊരു കായികം നമ്മക് നമ്മുടെ രാജ്യത്തിന് നല്ലൊരു കബഡി ടീം ഉണ്ട് പക്ഷ അതിനെ ആരും പ്രോഹത്സാഹിപ്പിക്കുന്നില്ല അല്ലെ കബഡി ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് പോലും ആർക്കും അറിയില്ല ഇന്ത്യ കപ്പ് എടുത്താൽ പോലും ആരും ശ്രദ്ധിക്കില്ല അതെയതെ ഇന്ന് ലോകത്തു ആകമാനം എല്ലാ രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങൾ മുതൽ വളരെ ഉറ്റുനോക്കികൊണ്ടിരിക്കുന്ന കായികം എന്ന് പറയുന്നത് ഫുട്ബോൾ ആണ്. ഇനി ഫുട്ബാളിന്റെ

വീണ്ടും മുന്നോട്ടു തന്നെയാണെന്ന് ആണ് എല്ലാ സൂചനകളും കാണിക്കുന്നത്

അപ്പോൾ ഇന്ത്യ മാത്രം വീണ്ടും മറ്റു കബഡി പോലത്തെ കായിക വിനോദങ്ങളിൽ ഒതുങ്ങി പോകാനുള്ള ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ലോകോത്തര കായികത്തെ അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സമയം അതിക്രമിച്ചു എന്നാണ് എന്റെ ഒരു അഭിപ്രായം താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ അതെയതെ തീർച്ചയായും ഫുട്ബോൾ നമ്മൾ പറഞ്ഞപോലെ തന്നെ ഈഹ് ഭാവിയിലും ഇന്ന് തന്നെയറിയാം നമ്മൾ രണ്ടായിരത്തി പത്തിൽ ഫുട്ബോളിൻ്റെ ആരാധകനും ആരാധകരും ഇന്നത്തെ ആരാധകരെ എടുത്ത് നോക്കിയാൽ വാൻ രീതിയിലുള്ള വർദ്ധനവ് ആണ് ഫുട്ബോളിന് കിട്ടിയിരിക്കുന്നത് അല്ലെ അത് തീർച്ചയായും അത് ഫുട്ബോൾ തന്നെ ഒരു ഈഹ് ആഗോള ഒരു കായികമായി വിനോദമായി മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ

ആഹ് ഞാൻ എന്റെ സുഹൃത്തുക്കൊളോടൊപ്പം ഇരിക്കുമ്പോൾ കാരമിൽ ഞാൻ ഇടക്ക് പങ്കെടുക്കാറുണ്ട് വളരെ നല്ലൊരു ഗെയിമാണ് നമ്മുടെ ഇന്ത്യക്ക് തന്നെ ഇപ്പം ചെസ്സ് പോലെയുള്ള ഗെയിമുകളിൽ ആണെങ്കിൽ വിശ്വനാഥൻ ആനന്ദ് പോലുള്ള മികച്ച പ്രതിഭകൾ ഉണ്ട് .

അങ്ങനെയുള്ള ഈയടുത്തു തന്നെ പതിനേഴു വയസ്സുള്ള ഒരു പ്രഗാനന്ദ എന്ന ഒരു കുട്ടി മാഗ്നെസ് കാൾസൺ എന്ന ലോകോത്തര ചാമ്പ്യനെ ചെസ്സിൽ തോൽപ്പിച്ചിരുന്നു . അങ്ങനെയുള്ള വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അത് എന്റെ എല്ലാ കായികത്തിലും ക്രിക്കറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ കായികത്തോടും ഇന്ത്യൻ ഗവണ്മെന്റ് കാണിക്കുന്ന തികഞ്ഞ ഒരു അവജ്ഞയോടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള താരങ്ങൾ വളർന്നു വരാത്തത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതെയതെ ഈ പറഞ്ഞ പോലെ കാരംബോർഡും ചെസ്സും ഈ പറഞ്ഞപോലെ നമ്മള് തന്നെ ഈഹ് സമയം ഈഹ് വെറുതെയിരിക്കുമ്പോ നമ്മൾ തന്നെ എപ്പോഴും കൂട്ടുകാരുമൊത്ത് കളിക്കാരില്ല ഒരു വിനോദമാണ് കാരംബോർഡ് എന്ന് പറയുന്നേ അതുപോലെ ചെസ്സ് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ബാലൻ ഈഹ് നമ്മുടെ തമിഴ്നാട്ടിൽ ഉള്ള ഒരു ചെറിയ ബാലൻ ലോക ചാമ്പ്യനെ ചെസ്സിൽ തോൽപിച്ച ഒരു സംഭവം നമുക്കറിയാം അപ്പൊ ഇഹ് അതിന് അത്തരം ശേഷിയുള്ള ബാല ജനത നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷെ അതിനെ ഒന്നും വളർത്തിയെടുക്കാൻ

ഈ ഒരു കാലയളവിൽ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ നമ്മുടെ നീരജ് ചോപ്ര എന്ന മഹാനായ ഒരു കായിക ഒരു അത്ലറ്റ്

ഗോൾഡ് മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടിയിരിക്കയാണ് . അഭിമാനം ഒരുപാട് ഇന്ത്യക്ക് നൽകിയ നിമിഷമായിരുന്നു അത് അതിലും അദ്ദേഹത്തിന്റെ മാത്രം അല്ലെങ്കിൽ കോച്ചിന്റെ മാത്രം

പ്രയത്നത്തിലൂടെ അദ്ദേഹം മുന്നോട്ടു വരികയാണ് ചെയ്തത് . അതിൽ കാര്യമായ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടും ഒന്നും ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പല പ്രാവശ്യം പറയുകയുണ്ടായി അപ്പോൾ നമ്മൾ അതിനു ഒരു സിസ്റ്റം ആണ് ഉണ്ടാക്കേണ്ടത് ഇതിലും ഇങ്ങനെ കഴിവുകൾ ഉണ്ടെങ്കിൽ മുന്നോട്ടു വരാൻ താല്പര്യമുണ്ടെങ്കിൽ

ആണ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് . ഇപ്പോൾ തന്നെ ഫുട്ബാളിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗവണ്മെന്റ് ഫുട്ബാൾ ടർഫുകൾ എന്ന് പറഞ്ഞത് ഞാൻ എങ്ങും കണ്ടിട്ടില്ല എന്നാൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഓണേഴ്സ് ടർഫുകൾ ഉണ്ടാക്കി അതുമൂലമായി എറണാകുളം പോലുള്ള നഗരങ്ങളിൽ കളിയ്ക്കാൻ ഒരു മൈതാനം പോലും ഇല്ലാത്ത നഗരങ്ങളിൽ കുട്ടികൾ ആൾക്കാർ കളിക്കുകയാണ്

അത്രയും കായികത്തോട് അവജ്ഞയുള്ള ഗവണ്മെന്റ് ആണ് ഇന്ത്യൻ ഗവണ്മെന്റും കേരള ഗവണ്മെന്റും എന്നാണ് എന്റെ ഒരു അഭിപ്രായം താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ അതെയതെ തീർച്ചയായും ഈ ഈ പറഞ്ഞുവെച്ചത് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ പഞ്ചായത്തുകളും ഇഹ് അവരുടേതായ ഒരു മൈതാനങ്ങൾ അഹ് അവരുടെ കുട്ടികൾക്ക് നൽകേണ്ടിയിരിക്കുന്നു അവർക്ക് കളിക്കാനും കളിച്ച് പഠിക്കാനും ഒക്കെ അത് അയിന് അയിനുള്ള നടപടികൾ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല അത് തന്നെയാണ് ഒരു മുഖ്യമായ കാരണമായി ഇതിന് സംഭവിക്കുന്നത് അത് അങ്ങിനെ അവർ ചെയ്തില്ലായിരുന്നെകിൽ എഹ് ചെയ്തിരുന്നുവെങ്കിൽ അതെ അതെയതെ പിന്നെ ഈ ഗതി വരില്ലായിരുന്നു ഈ കായിക വിനോ തീർച്ചയായും ഈ പറഞ്ഞ പോലെ ആഹ്

അതുതന്നെ നമ്മൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള അവജ്ഞയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈയിടക്ക് നമ്മൾ സോഷ്യൽ മീഡിയകളിലും സമൂഹ മാധ്യമങ്ങളിലും എല്ലാം കണ്ടതാണ് സുനിൽ ഛത്രിയും ഒരു മന്ത്രിയും ഒരു ഫോട്ടോ എടുക്കുന്ന സമയത് സുനിൽ ഛത്രിയെ ഒരു മന്ത്രി തള്ളി മാറ്റിക്കൊണ്ട് ഒരു ഫോട്ടോ എടുക്കുന്നത് താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരിക്കാം ഇതുപോലുള്ള മന്ത്രിമാരും രാഷ്ട്രീയക്കാരും

മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സുനിൽ ഛത്രി പോലുള്ള ഇന്ത്യൻ ഫുടബോളിന്റെ മഹത്തായ ഒരു കളിക്കാരനെ

ഇതെല്ലം മാറേണ്ട സമയങ്ങൾ അതിക്രമിച്ചു എന്നാൽ മാറ്റങ്ങൾ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫുട്ബോൾ ടീമിൻ്റെ തികച്ചും മാറുക തന്നെ ചെയ്യും ഇന്നത്തെ യുവതലമുറക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെന്ന് വേണം നമ്മൾ കരുതാൻ അല്ലെ എന്തായാലും ഏഹ് ഏഹ് നമ്മൾ നടത്തിയ ചർച്ച വളരേ ഫലപ്രദമായിട്ടെനിക്ക് തോന്നി അല്ലെ അപ്പോ ഏതായാലും ഇത്ര സമയം താങ്കളോട് കൂടി ചിലവഴിച്ചതിൽ വളരേയധികം